നടത്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മെസ്സിയെ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരൂല്ല. എന്നാലും ഞാൻ നിർത്തുന്നു. hello നമസ്ക്കാരം. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി ആണ് ജനനം ഏഴേ സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന്. മലയാളത്തിലെ കപട വിശ്വാസത്താൽ ഏക നാമത്തിൽ അറിയപ്പെടുന്ന മമ്മൂട്ടി, ഇന്ത്യൻ സിനിമയിലെ നിർമ്മാതാവാണ്. നിർമ്മാതാവ് തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാ production നുകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അഞ്ചു പതിറ്റാണ്ട് നീളും നീണ്ട career ൽ നാനൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ

ചലച്ചിത്രത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭ~ സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ടിൽ ഇന്ത്യ government അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയായ കേരളപ്രഭ award നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ച എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. IV ശശിയുടെ release ചെയ്യാത്ത ചിത്രങ്ങൾ ചിത്രമായ ദേവലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരുന്നു അദ്ദേഹത്തിൻറെ ആദ്യ നായക വേഷം. ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊന്നിൽ അഹിംസയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര award നേടിയാണ് മമ്മൂട്ടിയുടെ മുന്നേറ്റം. ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സന്ധ്യക്ക്‌ വിരിഞ്ഞ പൂവ്, ആ രാത്രി എന്നീ സിനിമകൾ ഈ സമയത്തെ പ്രധാന വാണിജ്യ വിജയങ്ങളിൽ ഉൾപ്പെടുന്നു. പരാജയങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയേഴിലെ crime thriller ന്യൂഡൽഹി crime thriller ന്യൂഡൽഹി അവൻ്റെ വാണിജ്യ സാധ്യതകൾ, film സാധ്യതകൾ മെച്ചപ്പെടുത്തി. പിന്നീടുള്ള ഒരു ദശാബ്ദ കാലത്തെ സിനിമകൾ മമ്മൂട്ടിയെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി സ്ഥാപിച്ചു. രണ്ടായിരങ്ങളിൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരൂപ~ നിരൂപണവും വാണിജ്യവുമായ വിജയത്തിൻറെ കാലഘട്ടമായിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാ വിഭാഷാ വിഭാഷാ യോഗ ഏർ ബയോപിക് ഡോക്ടർ സാഹിബ് അംഭേദ്കർ രണ്ടായിരം. അദ്ദേഹത്തിൻറെ അഭിനയം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തു. കൂടാതെ കാഴ്ച്ച രണ്ടായിരത്തി നാല്, പാലേരിമാണിക്ക്യം രണ്ടായിരത്തി ഒമ്പത് എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി ആക്ഷേപ ഹാസ്യമായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ നാടകം വർഷം രണ്ടായിരത്തി പതി~ പതിനാല്. dra~ drama billiard drama യായ പത്തേമാരി blow comedy രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നിവയൊക്കെ കൂടുതൽ നിരൂപണ പ്രശംസ നേടി. കൂടാതെ ആദ്യത്തെ മൂന്നിലും മികച്ച നടനുള്ള film fare award ഉം അദ്ദേഹം നേടി. billiard action മാമാങ്കം, മധുരരാജാ എന്നിവ അദ്ദേഹത്തിൻറെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഏർ relea~ release കളിൽ ഉൾപ്പെടുന്നു. രണ്ടായിരത്തി പത്തൊമ്പതിൽ, രണ്ടായിരത്തി രണ്ടിൽ ഭീഷ്മ പർവ്വം എന്ന action thriller മലയാളം മലയാളം ടെലിവിഷൻ ചാനലുകളായ കൈരളി ടിവി, കൈരളി ന്യൂസ്, കൈരളി വീ എന്നിവ നടത്തുന്ന മലയാളം communi~ communications ൻ്റെ ചെയർമാനാണ് മമ്മൂട്ടി. വിതരണ നിർമ്മാണ banner, play house ഉം മമ്മൂട്ടി കമ്പനിയും കമ്പനിയും ഉൾപ്പെടെ ഒന്നിലധികം നിർമാണ സംഭ~ സംഭരണങ്ങൾ ഉടമയാണ് അദ്ദേഹം. ആദ്യകാല ജീവിതവും കുടുംബവും. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്‌റ്റംബർ ഏഴിന് ചന്ദരൂ~ ചന്ദരൂരിലെ ചന്ദ~ ചന്ദരൂരിലാണ് മമ്മൂട്ടി ജനിച്ചത്. ഇന്നത്തെ കേരളത്തിൽ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പു ഗ്രാമത്തിൽ ഒരു ഇത്തരം ഏർ ഇടത്തരം മുസ്ലിം കുടുംബത്തിലാണ്‌ അദ്ദേഹം വളർന്നത്.

അവൻ അവരുടെ മൂത്ത മകനാണ്. ഇബ്രഹിം കുട്ടി, സക്കറിയ എന്നീ രണ്ടു ഇളയ സഹോദരിമാരും, ആമിന, സൗദ, ഷെഫീന എന്നീ മൂന്ന് അനുജത്തിമാരും ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി kottayam kulasekara mangalam government higher secondary school ളിൽ പോയി. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പിതാവ് കുടുംബത്തെ എറണാകുളത്തേക്ക് മാറ്റി. അദ്ദേഹം എറണാകുളം government school ളിൽ ചേർന്നു. തേവരയിലെ secred heart college ൽ pre-university course ചെയ്‌തു. degree ക്ക് എറണാകുളം മഹാരാജാസ് college ൽ ചേർന്നു. LLB ബിരുദം നേടി എറണാകുളത്തെ government la~ law college ൽ നിന്ന് മഞ്ചേരിയിൽ രണ്ടു വർഷം അഭിഭാഷകനായി. ആയിരത്തി തൊള്ളായിരത്തി ഏഴുവത്തി ഒമ്പതിലാണ് സുൽഫിത് കുട്ടിയെ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് ഒരു മകൾ സുറുമി ജനനം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട്‌ ഒരു മകൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറ്‌. ഒരു നടനും കൂടി ഒരു നടനും കൂടി കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് താമസം. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഇബ്രഹിം കുട്ടി മലയാള സിനിമയിൽ അഭിനച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമക്കളാണ് മക്ബൂൽ സൽമാനും അഷ്‌കർ

മലയാള സിനിമകളിലോ മലയാള സിനിമകളിലോ ടെലിവിഷൻ അഭിനേതാക്കളും അഭിനേതാ~ അഭിനേതാക്കളുമാണ്. അഭിനയജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്‌ത അനുഭവങ്ങൾ പാളിച്ച എന്ന ചിത്രത്തിലൂടെ junior artist ആയി junior artist ആയിട്ടായിരുന്നു മമ്മൂട്ടിയുടെ അരങ്ങേറ്റം. K നാരായണൻ സംവിധാനം ചെയ്‌ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ കാലചക്രം

അദ്ദേഹം അഭിനയിച്ചു. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്‌ത ദേവലോകം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം തൻ്റെ ആദ്യ നായക വേഷം ചെയ്‌തത്‌.

അംഗീകാരം ലഭിച്ചത്. MT വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്~ എമ്പതിൽ KG ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച മേള എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ച ചിത്രം.

എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. അതിൽ അദ്ദേഹത്തിൻറെ പേര് സജിൻ എന്ന പേര് പേരിലും തുടർന്നുള്ള സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടു. സ്ഫോടനം എന്ന സിനിമ സിനിമയുടെ ചിത്രീ~ ചിത്രീകരണത്തിനിടെ അദ്ദേഹത്തിൻറെ കാലിന് പരിക്കേറ്റു. മുന്നേറ്റം സംവിധാനം ശ്രീകുമാരൻ തമ്പി ആയിരുന്നു. അദ്ദേഹത്തിൻറെ അടുത്ത relation. അതെ വർഷം തന്നെ രതീഷിനൊപ്പം IV ശശി സംവിധാനം ചെയ്‌ത ത്രി~ തൃഷ്ണ എന്ന ചലച്ചിത്രത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു.

അദ്ദേഹത്തിൻറെ സിനിമകളാണ്. നന്ദി നമസ്ക്കാരം. football ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കായിക വിനോദമാണ് കാൽ പന്തു കളി അഥവാ football പതിനൊന്നു പേരടങ്ങുന്ന രണ്ടു team കൾ തമ്മിലുള്ള മത്സരമാണിത് ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്

ക കാൽ കൊണ്ടാണ് പ്രധാനമായും football കളിക്കുന്നതെങ്കിലും കൈ ഒഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും കളിക്കാൻ കളിക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇരു team ലേയും goal keeper മാർക്ക് പന്ത് കൈ കൊണ്ട് തൊടാം കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്തിന്റെ ഇരു പാർശങ്ങളിലും ഓരോ സഹ referee മാരും ഉണ്ടാകും ചൈനയിലെ ഹാൻ സാം രാജ്യകാലത്താണ് football ൻ്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട് അതിനാൽ തെറ്റിധാരണ ഒഴിവാക്കാൻ കാൽപ്പന്തു കളി അവിടെ soccer എന്നും അറിയപ്പെടുന്നു association football എന്നത് മറ്റൊരു പേരാണ് federation of international football associationFIFA ആണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football നെ ജനപ്രിയമാക്കുന്നത് ഇരുന്നൂർ രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ ഈ കായിക വിനോദത്തിലേർപ്പെടുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് football ന് ഏറ്റവും പ്രചാരം ഉള്ളത് FIFA യുടെ അംഗീകരമില്ലാത്ത sevens football ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രചാരമുണ്ട് പതിനൊന്ന് പേർ വിധം അടങ്ങുന്ന രണ്ടു team കൾ തമ്മിലാണ് football മത്സരം പന്ത് കൈക്കലാക്കി എതിർ team ന്റെ വലയിൽ എത്തികുകയാണ് ലക്ഷ്യം നിശ്ചിത സമയമായ തൊണ്ണൂറു minute ന്റെ പരിധിക്കുള്ളിൽ എറ്റവും കൂടുതലൽ goal നേടുന്ന team കളി ജയിക്കുന്നു ഇരു team കളും തുല്യ goal കളാണ് നേടിയതെങ്കിൽ കളി സമനിരയിലാകും

പന്തു കൈക്കലാക്കി goal ആക്കാനായി ഇത്തരത്തിൽ team മുകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football ആവേശഭരിതമാക്കുന്നത് പന്തു കളിക്കളത്തിന്റെ അതിർത്തി വരയ്ക്ക് പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ദ്രിക്കുന്ന referee നിർത്തിവെക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകു ന്നുള്ളൂ പല പ്രദേശങ്ങളിലായി വിവിദ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന football ന്റെ നിയമങ്ങൾ നിർ ദീർഖ കാലം ശ്രമങ്ങളുടെ ഫലമായാണ് ക്രോഡീകരിക്കപ്പെട്ടത് ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശം ചിത്രം രൂപപ്പെടുത്തിയത് crime bridge ലെ trinity college ആണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ team ഉകളെ ചർച്ചക്കിരുത്തിയാണ് ഇത് സാധ്യമാക്കിയത് കളി നിയമങ്ങളുടെ കോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ the football associationFA എന്ന സംഘടനയുടെ രൂപം വൽക്കരണത്തിന് കാരണമായി ആ വർഷാന്ത്യം football ന്റെ ആദ്യത്തെ നിയമം പട്ടിക പുറത്തിറങ്ങി കളി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്ക് വഹിക്കുന്നത് international football association board

IFAB യുടെ നിയമങ്ങൾ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു കാലക്രമത്തിൽ football ലെ ഏറ്റവും ശക്തമായ സംഘടനയായി FIFA മാറി ഇന്ന് IFAB യിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉള്ളത് FIFA യിൽ നിന്നാണ്

വരുത്തുവാൻ ദേശിയ association കൾക്ക് അധികാരമുണ്ട് ഈ നിയമങ്ങൾക്ക് പുറമെ IFAB പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗ നിർദ്ദേശങ്ങളുടെ നിർദ്ദേശങ്ങളും കളിയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു ഓരോ team ലും പതിനൊന്ന് കളിക്കാർ ഉണ്ടാവരണം ഉണ്ടാവണം പകരക്കാരെ കൂടാതെ ഇവരിലൊരാൾ goal keeper ആയിരിക്കും പന്ത് കൈകൊണ്ട് തൊടുവാൻ അനുവാദമുള്ള ഏക കളിക്കാരൻ goal keeper ആണ് എന്നാൽ penalty area goal post ന് മുന്നിലുള്ള പതിനെട്ട് വാര box ക്കുള്ളിൽ വെച്ചു മാത്രമേ goal keeper ക്കും പന്ത് കൈകൊണ്ട് തൊടുവാൻ സ അനുവാദമുള്ളൂ കളിക്കാർ shirt അഥവാ jersey knicker socks എന്നിവ ധരിച്ചിരിക്കണം തനിക്കോ മറ്റു കളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാൻ പാടില്ല ഇതിൽ മോതിരം മാല എന്നിങ്ങനെയുള്ള ആഭരണങ്ങൾ ങ്ങളും ഉൾപ്പെടും കളി പുരോഗ് ഗമിക്കുന്നതിനിടെ ചില കളിക്കാർക്ക് പകരക്കാരെ ഇറക്കാം രാജ്യാന്തര മത്സരങ്ങളിൽ ഉള്ളിലും മറ്റു ദേശീയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചില സൗഹാർദ്ദ മത്സരങ്ങളിൽ ഇതിനു പരിധികൾ ഇല്ല കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളി നിലവാരം താഴ്ന്നു എന്ന് പരിശീലകന് തോന്നുമ്പോഴോ ആണ് സാധാരണ പകരക്കാരെ ഇറക്കുന്നത് അങ്ങനെ പകരക്കാരൻ കളത്തിൽ ഇറങ്ങിയാൽ ഏതു താരത്തിനും പ്രസ്തുത മത്സരത്തിൽ പിന്നീട് കളിക്കാനാകില്ല സാധാരണയായി ഒന്ന് മുതൽ അഞ്ച്‌ വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ് അളവിന്റെ number കൂടുന്നത് അനുസരിച്ച് വലിപ്പവും കൂടുന്നു FIFA യുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് അഞ്ച്‌ അളവിൽ ഉള്ള പന്തുകളാണ് ഈ പന്തുകൾക്ക് അറുപത്തെട്ട്‍ മുതൽ എഴുപത് centimetre വരെ ചുറ്റളവും നാനൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത് വരെ gram ഭാരവും ഉണ്ടായിരിക്കണം അവയിലെ വായു മർദ്ദം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിന് പൂജ്യം point ആറ് മുതൽ ഒന്ന് point ഒന്ന് വരെ മടങ്ങ് ആകാം ആദ്യ കാലത്ത് ഏതാനും ഷഡ്ജ രൂപത്തിലുള്ള തുകൽ കഷ്ണങ്ങൾ തമ്മിൽ തുന്നി ചേർത്ത് ഗോളാകൃതിയിലാക്കിയാലാണ് കാൽ പന്തുകൾ നിർമിച്ചിരുന്നത് കാറ്റു നിറക്കാൻ അവക്കകത്ത് rubber കൊണ്ടുള്ളൊരു bladder ഉണ്ടാകും ഇതിൽ pump ഉപയോഗിച്ച് കാറ്റ് നിറച്ചു അതിന്റെ വായ ഭദ്രമായി കെട്ടി പന്തിനകത്ത് കയറ്റി വെച്ചിട്ട് പന്തിന്റെ പുറം വായ് shoe lace കൾ കെട്ടുന്ന മട്ടിൽ ചരടുപയോഗിച്ച് കെട്ടി ഉറപ്പിക്കുകയായിരുന്നു പതിവ് പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറക്കാവുന്ന പന്തുകൾ നിലവായിൽ വന്നു ഇവ നിർമിക്കുന്നത് പ്രത്യേക തരം plastic കളായ polyurathane ഉപയോഗിച്ചാണ് നൂറ് മുതൽ നൂറ്റിപ്പത്ത് metre വരെ നീളവും അരുവത്തി നാല് മുതൽ എഴുപത്തഞ്ച്‌ metre വീതിയുമുള്ള കളിക്കളമായിരിക്കണം മുതിർന്നവരുടെ football മത്സരത്തിൽ ഉപയോഗിക്കുന്നത് ദീർഘ ചതുരാകൃതിയിലായിരിക്കണം കളിക്കളം

goal line ഇത് നിന്നും കളിക്കളത്തിലേക്ക് പതിനാറ് പതിനെട്ട് വാര തള്ളിനിൽക്കുന്ന പതിനെട്ട് yard box എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു കളിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത് ഈ വര്ക്ക് വെളിയിൽ വെച്ച് goal keeper പന്ത് കൈകൊണ്ട് തൊട്ടാലോ box നുള്ളിൽ വെച്ച് goal ലക്ഷ്യമാക്കുന്ന കളിക്കാരനെ എതിർ team ലെ defender foul ചെയ്താലോ സാധാരണ ഗതിയിൽ penalty ക്ക് penalty kick നൽകി ശിക്ഷിക്കപ്പെടും രണ്ട് goal post ഉകൾക്കുമിടയിൽ ഏഴേ point മുപ്പത്തി രണ്ട് metre അകലവും അവയെ ബന്ധിപ്പിക്കുന്ന മുകൾതണ്ടിന്റെ അടിവശത്തിന്ന് തറ നിരപ്പിൽ നിന്ന് രണ്ടേ point നാപ്പതിനാല് metre ഉയരവുമുണ്ടായിരിക്കണമെന്നാണ് അന്താരാഷ്ട്ര നിയമം post കൾക്കും മുകൾതണ്ടിനും പന്ത്രണ്ട് centimetre കനവും വീതിയും വേണമെന്നും നിബന്ധനയുണ്ട് നാപ്പത്തഞ്ച്‌ minute വീതമുള്ള ഇരു പകുതികളിലായാണ് football മത്സരം നടക്കുക പതിനഞ്ച്‌ minute ഉൾ ട്ടാണ് ഇടവേള മത്സരത്തിലെ വിജയിയെ കണ്ടെത്തണമെന്ന നിബന്ധനയുള്ളപ്പോൾ ഏർ കളി മുപ്പത് minute പതിനഞ്ച്‌ into രണ്ട് അധിക സമയത്തേക്ക് നീട്ടുന്നു എന്നിട്ടും സമനിലയാണ് ഫലമെങ്കിൽ penalty shoot out നെ ആശ്രയിക്കുന്നു penalty shoot out ലൂടെ വിജയികളെ കണ്ടെത്തുന്ന രീതിക്കു പകരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകൾ മുതൽ രണ്ടു പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അധിക സമയം തുടങ്ങിയ ശേഷം ആദ്യം ഉം

വിജയികളായി പ്രഖ്യാപിക്കും ഇതിന് ശേഷം നടത്തിയ പരീക്ഷണമാണ് silver goal അതായത് അധിക സമയത്തിലെ ഏത് പകുതിയിലാണോ goal അടിക്കുന്നത് ആ പകുതി മുഴുവൻ കഴിയാൻ കാത്ത് നിൽക്കുകയും വീണ്ടും തുല്യത പാലിക്കുകയാണെങ്കിൽ മാത്രം രണ്ടാം പകുതിയോ shoot out ഓ തുടങ്ങുകയും ചെയ്യുന്ന രീതിയെ ആണിങ്ങനെ വിളിക്കുന്നത് രണ്ടു രീതികളിലും ഇപ്പോൾ നിലവിലില്ല referee ആണ് football മത്സരത്തിന്റെ സമയപാലകൻ കളിക്കിടയിൽ പരിക്ക് കാരണം നഷ്ടപ്പെടുന്ന സമയം നാലാം referee യുടെ സഹായത്താൽ ഇരുപകുതികളിലുമായി കൂട്ടിച്ചേർക്കുന്നതും referee തന്നെയാണ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് injury സമയമെന്ന് പറയുന്നു കളിക്കളത്തിനകത്തുള്ള referee യാണ് football മത്സരം നിയന്ത്രിക്കുക കളി നിയമങ്ങൾക്കനുസരിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് referee യുടെ ദൗത്യം referee യുടെ തീരുമാനം അന്തിമമാണ് പ്രധാന referee യെ സഹായിക്കുവാൻ രണ്ടു assistant referee മാരും ഉണ്ടാകും സുപ്രധാന മത്സരങ്ങളിൽ നാലാമതൊരാളെയും കട കളി നിയന്ത്രണത്തിനായി കരുതാറുണ്ട് kick off ലൂടെയാണ് മത്സരം തുടങ്ങുന്നത് കളിക്കളത്തിലെ മദ്ധ്യ വൃത്തത്തിൽ നിന്നാണ് kick off തുടങ്ങുന്നത് kick off എടുക്കുന്ന team ലെ രണ്ടു കളിക്കാർ ഒഴികെ ബാക്കിയുള്ളവർ മധ്യവൃത്തത്തിനു വെളിയിലായിരിക്കണം ആദ്യത്തെ kick off കഴിഞ്ഞാൽ പന്ത് പുറത്ത് പോവുകയോ referee കളി നിർത്തി വെക്കുകയോ ചെയ്യുന്ന സമയം ഒഴികെ കളി തുടർന്ന് കൊണ്ടിരിക്കും കളി പുനരാരംഭിക്കുന്നത്

മനസ്സ് മടിച്ചിരുന്നതിനു work ആയിരുന്നോ ഉം party ഉം ലവൻ വന്നോ ഷെഹ്‌റാസ് വന്നോ? ആരുന്നോ? party കാണുമല്ലോ അപ്പൊ?

ഉണ്ടോ work വല്ലോം ഉണ്ടോ ഇവിടെ അതോ?

ഓ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്ന് പോയാരുന്നു?

ഓഹ്, ഞാൻ ആ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയായിരുന്നു നിന്നെ വിളിച്ചത് ഓ ആന്നെടാ എല്ലാരുടെ പോകാനായിരുന്നു. എല്ലാംകുടെ ഒരു trip പോകാൻ വേണ്ടി പിള്ളാരേം കൂടെ ഒന്ന് കൊച്ചിനേം കൂടെ ഒന്ന് കൊണ്ടുപോവണം. ഓ family ആയിട്ട് പോവാനാ. ഞാനും അവളും കൊച്ചും കാണും പിന്നെ വേറെ ആരെയെങ്കിലും ചോദിക്കണം ഒരാഴ്ച്ച ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് പോവാൻ വേണ്ടിയുള്ള plan ആയിരുന്നു. പക്ഷെ നോക്കട്ടെ ഞായറാഴ്ച്ചയും കൂടെ. ഹേ! അതും സെരിയാണ്‌, നോക്കട്ടെ എന്തായാലും അങ്ങാനാവുവാണെങ്കിൽ അവളേം കുടി ഒന്ന് വിളിക്കാം പിന്നെ ആവുവാണേൽ അളിയനേം വിളിക്കേണ്ടിവരും അങ്ങനെ Team പിന്നെ വണ്ടിയുടെ എണ്ണം കൂടേണ്ടി വരും പിന്നെ അവിടുത്തെ അമ്മേം അച്ഛനേം വിളിക്കേണ്ടി വരും ഞാൻ നോക്കട്ടെ ചിലപ്പം trip ഒന്ന് plan ചെയ്തതെ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ Discuss ചെയ്‌തു. ഇപ്പം ഞാൻ ഒന്നും തീരുമാനിച്ചില്ലെടാ correct തീരുമാനിച്ചില്ല. നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാ എത്ര രൂപ budget എന്ന് നോക്കണം നിങ്ങൾ ആകുമ്പം മൊത്തം trip കൂടെ അല്ലെ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ correct കാര്യങ്ങൾ അറിയാമല്ലോ. നിങ്ങൾ ഇന്നാളിലും പോയെന്നു പറഞ്ഞതല്ലേ ആന്നോ? ഹും

ആഹ് ആഹ് ആഹ് ഉം നിങ്ങൾ ഇപ്പൊ വൻ പാർട്ടികൾ അല്ലെ ഉം ഓഹ് ഓഹ് ഓഹ് ഓഹ് പളനിയോ ഉം ഞങ്ങള് family ക്കായിട്ടു നോക്കുവാണെങ്കിലേ ഞങ്ങള് പക്ഷെ trip ആയിട്ടു നോക്കുവാ എല്ലാരും കൂടി ആവുമ്പഴത്തിന് പിന്നെ തമിഴ്നാടോക്കെ touch ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു ക്ഷേത്ര ദർശന രീതിക്കു കേറി പൊയ്ക്കോ

ആഹ് അവിടെ ഒത്തിരി പോണോ അവിടുന്ന്? കുറച്ചു പോണം. എത്ര kilometer കാണും?

ആഹ് ഓഹ്

ഓഹ് ഓഹ് ഓഹ് ഓഹ് ഹും അതങ്ങനെ വൻ planningjust ഇങ്ങനെ ഒന്ന് പറഞ്ഞു. എനിക്ക് അവധി ഉള്ള ദിവസം ഒരു trip പോയാലോ എന്നിങ്ങനെ ഒരു plan ഇങ്ങിനെ ഇട്ടു just ഇങ്ങിനെ ഇത്ര ഉള്ളു പക്ഷെ ഒന്ന് budget ഒക്കെ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് നോക്കി നീ പറഞ്ഞപോലെ ഇപ്പൊ പോകുന്നില്ലേ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴേക്ക് അത് നിങ്ങള് പോയിട്ട് ഞങ്ങളെ കൂടി വിളിച്ചില്ലല്ലോ എന്നൊരു പറച്ചില് പറയുമോ എന്നാണ് ഒരു doubt അല്ല ഞാൻ വിചാരിക്കുന്നെ ഇപ്പം ഇവിടെ രണ്ടു വണ്ടി ഉണ്ടല്ലോ. ഒന്ന് അളിയനോട് എടുക്കാൻ പറയാം, പിന്നെ അവിടുത്തെ അവിടുന്ന് അവക്കടെ വണ്ടി ഉണ്ടല്ലോ അതും ഉണ്ട്. ഇവിടുത്തെ വണ്ടി അളിയൻറെ അച്ഛനും അമ്മേം വരത്തില്ല, പിന്നെ സൂര്യേടെ വണ്ടി, മുന്ന് വണ്ടി ഉണ്ട്, മുന്ന് വണ്ടി ആവുമ്പഴാതേനും അത്രേം മുന്ന് ഫാമിലി കേറിയ മതിയല്ലോ. അതില് വലിയ problem ഉണ്ടാവേണ്ട. അവര് വരുത്തില്ല. പിന്നെ അവളും, അളിയനും, പിന്നെ അവരുടെ അച്ഛനും, അമ്മയും കാണും, പിന്നെ അവരുടെ കൊച്ചും കാണും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും, ഇവിടുന്നു അച്ഛനും അമ്മ, ഞാന് പിന്നെ അവള്, കൊച്ചു, പിന്നെ അവരുടെ വീട്ടിലെ ആൾക്കാരും കാണുവല്ലോ. അപ്പം മൂന്ന് വണ്ടിയാരിക്കും പോവേണ്ടി വരും, മൂന്നിനകത്തു പോകേണ്ടി വരും. ഉം കൊടൈക്കനാല് നേരത്തെ ഒന്ന് പോവാനായിട്ട്‌ plan ചെയ്തതായിരുന്നു.

ഉം കും~ കുമളി കുമളികൂടി ഒരു പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു actually കുമളി എങ്ങിനെ ഏതു, plan അല്ലെ പിന്നെ നമ്മളെല്ലാം കൂടെ correct നമ്മള് പോകുന്ന റൂട്ടറിൽ ഇങ്ങിനെ pass ചെയ്തു കേറി കേറി പോകണം. മനസ്സിലായോ പോയി അങ്ങനെ level ആക്കി നമ്മള് വരണം. അല്ലാതെ നമ്മളെ, ഒരു പ്ലാൻ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല അതാ നിങ്ങളാകുമ്പോ അത് നിങ്ങള് ബൈക്ക് ഇന് അകത്തു എങ്ങാണ്ടൊക്കെ നിങ്ങൾ പോയില്ലാരുന്നോ? അപ്പോ പോയെൻറെ ആ level correct നമുക്ക് അറിയാല്ലോ നമുക്ക് നിങ്ങള് ടച്ച് ചെയ്തു ടച്ച് ചെയ്തു പോയ ഭാഗങ്ങള് ഹും ഹും ഉം ഉം ആഹ് ഉം ഉം ഉം food നിങ്ങള് കൊണ്ടുപോയാരുന്നോ?

ആഹ് ആ അത് നല്ലതു തന്നെ ആണെന്നെ, നമ്മള് പിള്ളാര് set എല്ലാരും കൂടെ പോവാണെങ്കിൽ നമ്മൾ ഒറ്റപ്പൊതിയായിട്ടു അളിച്ചു വാരി തിന്നുന്നത് ഒക്കെ അത് വേറൊരു asset ആ. ഹും ആ അതാ, നമ്മള് family ആയിട്ടു പോകുമ്പോ പത്ത്‌~ വലിയൊരു കുട്ടകത്തിനകത്തു ചോറ് കൊണ്ടുപോകേണ്ടി വരും. കറി വേറൊരു കുട്ടകം, ഇതെല്ലം കൂടെ ചെന്ന് set ready ആക്കി, മനസ്സിലായോ? അത് പിന്നെ, എല്ലാവരുണ്ടാവുമ്പോഴത്തെ എല്ലാരുടെ പുറത്തു പോയിരുന്നൊരു trip mood ഇൽ ഇങ്ങനെ കഴിക്കാൻ ഏതെങ്കിലും നല്ലൊരു സ്ഥലം മലയോര ഭാഗത്തൊക്കെ ഇരുന്നു കഴിക്കാൻ ഒരു രസമായിരിക്കും അതൊക്കെ, മനസ്സിലായോ?

ആഹ് ആഹ് അഹ് Food hotel ഇൽ നിന്നോ? ആഹ് ആഹ്

ആഹ് ആഹ് ആഹ്

അത് ഭയങ്കര ഒരു വിഷയമാണ് ഈ food ഇന്റെ കാര്യം.

കരച്ചിലും വാള് വക്കും ഒക്കെ ആരിക്കും. അല്ല കാരണം എന്താന്ന് വെച്ച നമ്മള് വീട്ടീന്ന് നമ്മളെ ഞാനിപ്പം ഇന്ന് പോവാന്ന് വെച്ചോ. ഇന്ന് പോവുന്ന ഉദ്ദേശം നമുക്കിപ്പം രാവിലത്തെ കാപ്പി എന്തേലും നമുക്ക് കൊണ്ട് പോകാം മനസ്സിലായോ? അല്ലെ ഉച്ച നമക്ക് അല്ലെങ്കിൽ രാവിലെ കൊച്ചിനെ കുളിച്ചൊരുക്കി കൊണ്ടുപോകുന്നത് ഇച്ചിരി പാടായിരിക്കും അങ്ങിനെ ആണെങ്കില് ഇച്ചിരൂടെ late ആയിട്ടു ഇറങ്ങിയിട്ടേ നമുക്കൊരു ഉച്ചക്കലത്തെ food ഉം ഒക്കെ വേണേ കൊണ്ട് പോകാം വഴിക്കു വെച്ച് കഴിക്കാം പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകിട്ടത്തെ food നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നമ്മളിവുടുന്നു കൊണ്ടുപോകുന്ന ചോറും കറികളും എല്ലാം പന്നൽ ആയി പോവും. അങ്ങിനെ വരുമ്പോ പൊറത്തൂന്നു കഴിക്കാനെ പറ്റു. പിന്നെ പിറ്റേന്നുള്ളതും നമുക്ക് പുറത്തുന്നു കഴിക്കാൻ പറ്റൂ പിന്നതുപോലെ കുഞ്ഞോണ്ടായോണ്ട് വെള്ളം മറ്റേ ഈ കുളിപ്പിക്കാനൊക്കെ, നമുക്ക് ഒരുപാടു തണുത്ത വെള്ളം പറ്റത്തുവില്ല കാരണം climate change ആവുവല്ലോ. അതാ നമുക്ക് അതുടെ നമുക്ക് അത് ഈ room എടുക്കുന്ന സമയത്തു നമ്മൾ അതുടെ നോക്കണം. മനസ്സിലായോ? ഉം നിങ്ങളന്ന് പോയപ്പോ എവിടുന്നാരുന്നു room ഒക്കെ എവിടുന്നാ എടുത്തേ?

ആ home stay ഒക്കെ നല്ലതാ, അവിടെ നല്ല home stay ഒക്കെ ആണോ? ആഹ് ഉം

ഉം ഉം ഉം കൊള്ളാരുന്നോ? ആഹ് ആഹ്

food ഓ കാര്യങ്ങളോ? ആഹ്

ഡാ നിങ്ങള് മേടിച്ചോണ്ടു അവിടെ വരെ പോയതോ അതോ നിങ്ങള്ക്ക് home stay അവിടെ നിന്ന് തന്നെ കിട്ടിയോ? അഹ്